അഹ് നമ്മക്ക് യാത്രകളെപ്പറ്റിയൊന്ന് സംസാരിച്ചാലോ ?

അതെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഉം. ആണല്ലേ? അപ്പൊ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുവല്ലോ? ആഹ് അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്തട്ടുണ്ട്. ആഹ് എങ്ങനാണ് യാത്രകൾടെ ഒരനുഭവം? നല്ലൊരനുഭവമാണ്. ഏഹ് എനിക്ക് കൂടുതലും ആഹ് ഒ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോടാണ് താല്പര്യം കൂടുതൽ.

ചില സമയങ്ങളിൽ മാത്രം ആഹ് കൂട്ടുകാരുമൊത്ത് പോവാറുണ്ട്. അതെ അതെ. ആണല്ലേ ആഹാ. അപ്പം ഏഹ് എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതൽ യാത്ര പോകാനാഗ്രഹിക്കുന്നത്? എനിക്കിങ്ങനെ ഏഹ് ഫോ കാട് പ്രദേശങ്ങളിലൊക്കെ പൂവാനാണ് കൂടുതൽ താല്പര്യം. ഓ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിൽ ആഹാ ഹാ ഹാ. ആഹ് അതെ. പ്രകൃതിരമണീയമായ പ്ര ഏഹ് പ്രദേശങ്ങളാണ് ഞാൻ കൂടുതലും നോക്കാറ്. ഉം ഉം. ഓ ഓ. അപ്പെയീ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് വാഹനത്തിലാണോ അതോ ഏഹ് എന്ത് വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്? എൻ ഞാന് അധികവും എഹ് ഏഹ് ബസ്സോ അങ്ങനെയൊള്ള ഏഹ് വാഹനങ്ങളാണ് കൂടുതലും. എഹ് കൂട്ടുകാരൊപ്പം പോവുമ്പഴാണെങ്കിൽ മാത്രം ഏഹ് കാറോ അങ്ങനെ എന്തെങ്കിലും ഏഹ് അതിലാണ് പോവാറ് കൂടുതലും.

ആഹാ. കാൽനടയാത്ര ഇഷ്ടാണോ? കാൽനടയാ ഏഹ് യാത്ര ഇഷ്ടവാണ്. ആഹ് ആസ്വദിക്കുന്ന ആളാണ്. ഉം. ഓ അതും എഹ് നന്നായി ആസ്വദിക്കുന്ന ഒരാളാണല്ലേ? ഓക്കെ അപ്പെ ഈ യാത്രകൾ ചെയ്യുമ്പോൾ ഒണ്ടാകുന്ന ഒരു അനുഭവോണ്ടല്ലോ, ഒരു സന്തോഷാണോ അല്ലെങ്കിൽ ഏഹ്

ഉള്ളിലൊള്ള പഴയെ സങ്കടങ്ങൾ പുറത്തു വരികയാണോ ചെയ്യുന്നത്, എൻ എന്ത് ഫീലാണ് എഹ് എഹ് യാത്രാ ചെയ്യുമ്പോൾ വരുന്നത്? യാത്രകൾ അനുഭവിക്കുമ്പോൾ? എനിക്ക് കൂ എനിക്ക് കൂടുതലും ചില സമയങ്ങളിൽ വിഷമം അങ്ങനെ എന്തെങ്കിലുവൊക്കെ വരുമ്പ എന്തെങ്കിലും സങ്കടങ്ങൾ തട്ടുന്ന നേരത്തൊക്കെയായിരിക്കും എനിക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ താല്പര്യം.

ഈ എഹ് ഒരൂ യാത്രയെ കുറിച്ചിട്ടുള്ളൊരു അനുഭവം പറയുവാണെങ്കിൽ എന്റെ അടുത്ത് തന്നെ ഏഹ് കുറച്ച് ദൂരെയായിട്ടാണ് ഏഹ് അവിടേ ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലവാണ്. ആഹാ. ആഹ്. കൊറച്ച് കാട് പ്രദേശമാണ് ഏഹ് നെച്ചീരിന്ന് പറയും. ഒരു അഹ് ആഹ് ആം മലകളും അങ്ങനെക്കൊള്ളൊരു സ്ഥലവാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളൊരു സ്ഥലവാണ്. അപ്പൊ അതിലൂടെയൊക്കെ ഏഹ് പൂവാൻ എഹ് ഭയങ്കര ഇഷ്ടവാണ്. ഓ ഓ. ആഹാ. ഒരുപാട് കാലങ്ങളെ ആഗ്രഹമായിരുന്നു അത് കേറണമെന്ന്. പക്ഷെ പകുതി കേറിയാൽ മാത്രം അവര് സമ്മതിക്കില്ല. അവടെ ഫോറസ്റ്റിലുള്ള ആൾക്കാരൊന്നും സമ്മതിക്കാറില്ല. ചില സമയങ്ങളിൽ ഞങ്ങൾ എഹ് ഫ്രണ്ട്‌സ് എല്ലാരും കൂടി ഒരു വട്ടം ഏഹ്

പ്ലാൻ ചെയ്ത് ഞങ്ങള് പോയി. എന്നിട്ട് ചെറിയ ഊടുവഴിയിലൂടെയൊക്കെ പോയി വാ അവടെ പോയി അവസാനം മോളിലേക്കൊക്കെ കേറി ഏഹ് ഒരുപാട് ജീവികളും അങ്ങനെയൊക്കിണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടകളേറിയ ഒരു സ്ഥലവായിരുന്നു.

ഓ ഓ. ആഹാ.

ഓ അപ്പയീ പ്രശ്ന അപ്പയീ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നേരിടുന്നത്? യാത്രകൾ ചെയ്യുമ്പളൊള്ള ഈ പ്രശ്നങ്ങളെ? യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ അറിയാം ഞങ്ങൾക്ക് നേ ഏഹ് നേരെത്തെ കൂട്ടി അറിയാം ഇങ്ങനെ പോവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുംന്ന്. ധൈര്യസമേതം തന്നെയാണ് ഞങ്ങളതിനെ ഏഹ് നേരിടാറ്. ഉം. ഓ അപ്പം ഏഹ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോളൊരു പ്രശ്നമുണ്ടായാൽ അപ്പെന്ത് ചെയ്യും? ആം ചെല സാഹചര്യങ്ങളിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കാറുണ്ട്, ചെല സമയങ്ങളിൽ പെട്ട് പോയിട്ടുവുണ്ട്.. ഹാ ഈ യാത് ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാറുണ്ടോ?

പിന്നെ വ ഏഹ് വളരെ വലിയൊരു സന്തോഷമാണ്. കാരണം ഏഹ് ഒറ്റയ്ക്ക് പോണ സമയങ്ങളിലൊക്കെ ആദ്യോക്കെ സന്തോഷായിരിക്കും ഒറ്റയ്ക്ക് പോകുന്നതിൽ. പിന്നെ ചെല സമയങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആരെയൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽന്ന് ആഗ്രഹിക്കാറുണ്ട്. ഓ അപ്പം ഈ ഒറ്റപ്പെട്ടു പോവുന്ന സമയങ്ങളിൽ പേടി തോന്നിയിട്ടൊണ്ടോ?

പേടി തോന്നിയിട്ടൊക്കെയുണ്ട്. ഏഹ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കാട് പ്രദേശങ്ങളിലേക്കൊക്കെ പോവുന്ന സമയത്ത് അറിയാല്ലോ ആന, പുലി അങ്ങനൊക്കുള്ള ഒരുപാട് ജീവികൾ ഉണ്ടാകുന്നതാണ്. അത് ഞാൻ ഞാൻ ഒരു വട്ടം പോയപ്പോണ്ട് ഇതേപോലെ തന്നെ പുലി എറങ്ങിയ സമയായിരുന്നു.

അപ്പോ ആഹ് ആദ്യം കേറുമ്പോ ഒരു ധൈര്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചെല സൗണ്ടുകളും എല്ലാ ഒക്കെ വന്നപ്പോൾ ചെറിയൊരു ഭയമുണ്ടായി. എന്നാലും ധൈര്യത്തോടെ കേറാൻ നോക്കി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും

ആഹ്. ഓ. ഫുള്ളായിട്ടെനിക്കങ്ങട് പൂർണ്ണമായിട്ട് കേറാൻ പറ്റീട്ടില്ല. പകുതി വെച്ച് പരാജയം ആഹ് പരാജയപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്ന അവസ്ഥകളാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത്. ഉം.

ആണല്ലേ? ഓ ഓ. അപ്പം യാത്രകളെ പ്രണയിക്കുന്നൊരാളാണ്. അഹ്. അതെ അതെ അതെ. യാത്രകളെ പ്രണയിക്കുന്നൊരാളാണ്.

എന്തേലും വാഹനങ്ങളിൽ പോകണംന്ന് തന്നെയാണ് കൂടുതലും നോക്കാറ്.

അതെ അതെ അതിലൂടെയാണ് മറ്റുള്ളവരെ പരിചയപ്പെടാനും സാധിക്കുന്നത്. ആഹ് ആഹ് വാഹങ്ങളിലൂടെ പോകുമ്പോൾ.